ഇതിന്റെ ചരിവ് അഞ്ചേ point അഞ്ച്‌ degree ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പടികളുള്ള ഇതിന്റെ ഭാരം കണക്കാക്കിയിരുന്ന് ക്കുന്നത് ആയിരത് പതിനാലായിരത്തി അഞ്ഞൂറ് metric ton ആണെന്നാണ്

ആഗ്രഹയിൽ യമുന യമുനാ യമുനാ തീരത്ത് സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ മുഗൾ ശില്പകലാ കലയുടെ അത്യുൽ കൃതമായി മാതൃകയായ താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി തന്റെ പ്രിയ പത്രി പത് പത്നിയായ മുംതാസ് മഹലിന്റെ സ്മരണക്കായി പണി കഴിപ്പിച്ച് താണ്

ആയിരത്തി അറുന്നൂറ്റി മുപ്പതിൽ പണിയാരംഭിച്ച് ആയിരത്തി അറുന്നൂറ്റി നാപ്പത്തി എട്ടിൽ പൂർത്തിയാക്കി തൊണ്ണൂറ്റി നാലെ point നാലേ പൂജ്യം metre സമ ചതുരമായ ഒരു പ്ലാന്റസ സാറത്തിലെ ഉം മേന്മയാണ് ഉം plat forum ത്തിന്റെ മേലെയാണ് ഇതു നിർമ്മിച്ചിരിക്കുന്നത് കുംഭ ഗോപുരത്തിന് ഉൾഭാഗം ഇരുപത്തി നാലേ point മൂന്നേ എട്ട് metre ഉയരം പതിനഞ്ചേ point രണ്ടേ നാല് metre വ്യഹസ്സവും ഉണ്ട് മന്ദിരത്തിന്റെ ഉൾഭാഗം വൈഡൂര്യം സൂര്യകാന്തം വർണ്ണ marble ഇവയാണ് അലംകൃതമാണ് ഇവയാണ് അലംകൃതമാണ് ഈ സ്തംഭത്തിന്റെ മധ്യത്തിൽ അഷ്ട പൂജാകൃതിയിലുള്ള മുറിയുടെ നിലവിൽ നിലവറയിൽ പത്നിയോടൊപ്പം ഷാജഹാനും അന്ത്യ വിശ്രമം കൊള്ളുന്നു മന്ദിരത്തിനു ചുറ്റും വച്ച് പിടിപ്പിച്ചുള്ള പിടിപ്പിച്ചിട്ടുള്ള സൈ പ്രസ് മരണകളും മുഗൾ ഭാഗത്തെ പതങ്കതിൽ പ്രതിഷ്‌ഫലിക്കുന്ന പ്രതിഭിംഭവും ചേർന്ന് ഇതിന്റെ ദൃശ്യ ഭംഗി വര്ധിപ്പിക്കുന്നു

വാഷിംഗ്‌ടൺ സ്മാരക സൗധം വാഷിംഗ്‌ടൺ DC യിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി എഴുനൂറ്റി എമ്പത്തി മൂന്നിൽ UScongress ജോർജ് വാഷിങ്ടണിന് ഒരു സ്മാരകം നിർമ്മിക്കുന്നതിന് അനുമതി നൽകിയാണ്ലും അദ്ദേഹത്തിന്റെ തന്റെ എതിർത്ത കാരണം എതിർപ്പ് കാരണം ആയിരത്തി എഴുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ പദ്ധതി നടക്കി നടന്നില്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ത്തിരണ്ടിൽ രൂപകൽപ്പന റൂപകൽപ്പിച്ച വാഷിംഗ്‌ടൺ national monument ആർസൺ society ഇതിനായി സന്തുസമാഹാരം നടത്തി

UScongress ഇതിന്റെ പണി പണിക്കുള്ള പണം അനുവദിച്ചു ആയിരത്തി എണ്ണൂറ്റി എമ്പത് അസ്ഥിവാരമിടുകയും ആയിരത്തി എണ്ണൂറ്റി എമ്പതി അഞ്ചിൽ പൂർത്തിയാക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എമ്പതി എട്ട് എട്ടിൽ സൗധം പൊതു ജനങ്ങൾക്കായി തുറന്നു കൊട് ത്തു ആയ് നൂറ്റി അറുപത്തി ഒമ്പതേ point മൂന്ന് metre ഉയരവും തൊള്ളായിരം തൊള്ളായിരം ton ഭാരവും ശാസ്ത്തിന്റെ രൂപമായുള്ള ഈ മന്ദിരത്തിന്റെ അടി ഭാഗത്തിന്റെ വിസ്തീർണം മൂന്നേ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പടവുകളും അയ്മ്പത് വിശ്രമ സ്ഥാനങ്ങളും മുണ്ട് മുകളിലെത്തുന്നതിന് ഒരു elevator ഉം പിടിപ്പിച്ചിട്ടുണ്ട് പാരിസിലെ ഇനി അടുത്തതായി പറയാൻ പോകുന്നത് പാരിസിലെ ഈഫെൽ ഗോപുരം ആയിരത്തി എണ്ണൂറ്റി എമ്പതി ഒമ്പതിലാണ് പാരീസ് പ്രാദർശനത്തിന് camp ന്റെ മാർസൽ തതുംന്നായ ഗോപുരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയമ്പതിൽ point ഒമ്പതേ രണ്ട് metre ഉയരമുള്ള ഇരുമ്പു ചട്ടക്കൂടിൽ നാലു കാൽമുട്ടുകളിൽ മൂ നിന്നാരംഭിക്കുന്ന നാല് സ്തൂപങ്ങൾ IUC എമ്പതി എട്ട് point ഒമ്പതേ എട്ട് metre ഉയരത്തിൽ ഗോപുരത്തെ താങ്ങുന്നത് തോന്നു വിവിധ സ്ഥലങ്ങളിലുള്ള മൂന്ന് platform forum ങ്ങൾ കയറുന്നതിന് ഗോപുര പടവുകളിൽ eveliator ഉമുണ്ട് ഗോപുരത്തിനു മുകളിൽ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒരു

വരെ ലോകത്തിൽ ഏറ്റവും പൊക്കമുള്ള കെട്ടിടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ചിൽ പണിയാരംഭിച്ച ഈ മന്ദിരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻ ന്യൂയോർക്കിലെ വ്യവസായി വ്യവസായിയായ ജോൺ j റോസ്‌റ്റ്ഹബ് ആണ് ഇതിനു വേണ്ട പണം ചിലവഴി ചെലവാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അയ്മ്പതി ഒന്നിൽ ഇതിന്റെ മുകളിൽ അറുപത്തി ഏഴെ point ആറ് ഏഴ് metre ഉയരമുള്ള ഒരു television ഗോപുരം കൂടെ പണിതു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ന്യൂയോർക്കിൽ പണിതീർത്ത നൂറ്റിപ്പത്ത് നിലകളും നാനൂറ്റി പന്ത്രണ്ട് metre ഉയരവുമുള്ള world trade ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്ന പദവി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ചിക്കാഗോ നാന്നൂറ്റി നാപ്പത്തി രണ്ട് metre ഉയരമുള്ള സിയോൻ COS building നിർമ്മിക്കപ്പെട്ടു ഇതിന് ആകെ നൂറ്റെട്ടിയെമ്പത് നിലകളുള്ളത്

ആയിരത്തി ഉം തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നിലവിൽ വന്ന ലോകാത്ഭുതങ്ങളുടെ പട്ടികയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ആദ്യം അത്ഭുതം ഗിസയിലെ pyramid പ്രാചീന ഈജിപ്തിൽ നൈൽ നദിയുടെ കരയിൽ BC ഇരുപത്തിയാറാം നൂറ്റാണ്ട് ഈജിപ്റ്റിലെ ഫറോവയായിരുന്നു കുഫു ഫറോവയായിരുന്ന കുഫുവിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം ആദ്യം പട്ടികയിലും ഇതിന് സ്ഥാനം ലഭിച്ചു അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചേ point അഞ്ച്‌ hectar ഏർ സ്ഥലത്തു വ്യാപിച്ചു കിടക്കുന്ന നൂറ്റി നാപ്പത്തി ആറ് point ഒമ്പത് metre നീളവും ഉണ്ട് ഈ pyramid ന് ഹെജിയ സോഫിയ കോൺസ്റ്റാന്റിനോപ്പിൾ AD മുന്നൂറ്റി അറുപത് ചരിത്രം സാംപോസോഫിയ എന്നറിയപ്പെട്ടിരുന്ന ഒരു ക്രിസ്തീയ ദേവാലയമായിരുന്നു ഇത് ആയിരത്തി നാനൂറ്റി അയ്മ്പതി മൂന്നിൽ കൊൻസ്ടന്റിനോപ്പിളിന് പതനം സംഭവിച്ചപ്പോൾ മുസ്ലിം ദേവാലയമായി മാറുകയായിരുന്നു ഇത് ചെയ്തത് ഇനി പിസയിലെ ചരിഞ്ഞ ഗോപുരം പൈസ അത് സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിലാണ്

ക്രൈസ്‌തവ ദേവാലയത്തിന്റെ മണിഗോപുരമായി നിർമ്മിക്കപ്പെട്ടു അതിന്റെ പ്രത്യേകത അഞ്ചേ point അയ് അയിമ്പത്തിനാലേ point അഞ്ചേ അഞ്ച്‌ metre ഉയരവും എട്ട് നിലകളുമാ നിലകൊള്ളുന്നുള്ള ഗോപുരം നാലെ point എട്ടേ എട്ട് metre ലംബത്തിൽ നിന്നും ചരിഞ്ഞ് നിലകൊള്ളുന്നു ഇനി താജ്മഹൽ അത് ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ആഗ്രഹയിൽ ആഗ്രയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് അത് നിർമ്മാണ കാലഘട്ടം AD ആയിരത്തി അറുന്നൂറ്റി മുപ്പത് മുതൽ ആയിരത്തി അറുനൂറ്റി നാപ്പത്തി എട്ട് വരെയാണ് താജ്മഹലിന്റെ നിർമ്മാണ കാലഘട്ടം ഷാജഹാൻ ചക്രവർത്തി പ്രിയ പത്നി പ്രിയ പത്നിയായ മുംതാസ് മഹലിന്റെ സ്മരണ സ്മരണക്ക് വേണ്ടി നിർമിച്ച ന്നതാണ് ഇതിന്റെ ചരിത്രം തൊണ്ണൂറ്റി നാലെ point നാല് metre സമചമുദ്രത്തിലാണ് plat forum ത്തിൽ നിലകൊള്ളുന്നു. ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനം മിസോറാം ആണ് last പറഞ്ഞത് അടുത്തത് നാഗാലാ‌ൻഡ് ആണ് അതും ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനാണ് നാഗാലാന്റ് പിന്നാ ആഹ് നാഗാലാന്റിന്റെ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 ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്നിനാണ് നാഗാലാ‌ൻഡ് രൂപീകരിച്ചത് നാഗാലാന്റിൽ english ആണ് ഔദ്യോഗിക ഭാഷ നാഗാലാന്റ് അതുപോലെ മേഘാലയ ഒക്കെ ഒരു വടക്കൻ സംസ്ഥാനമാണ് ഏകദേശം വടക്ക്കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് പിന്നെ നമ്മള് english ഒരു ഔദ്യോഗിക ഭാഷയായിട്ട് കാണുന്നത് പിന്നേ അടുത്തത് ഒരു കിഴക്കൻ സംസ്ഥാനാണ് ഒഡീഷ ഒറീസാന്ന് പറയും ഒഡീഷയാണ് പിന്നേ ബുവനേശ്വർ ആണ് ഒഡീഷയിലെ ഏർ തലസ്ഥാനം അതുപോലെ ഏറ്റവും വലിയ നഗരവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഒഡീഷ സംസ്ഥാനത്തിന് അംഗീകാരം കിട്ടിയത് ഒഡിയ അതുപോലെ ഒറിയാന്നൊക്കെ പറയും ഒഡിയ ഭാഷയാണ് അവിടെയുള്ളത് പ്രാദേശികത്തില് ഒറിയാന്നൊക്കെ പറയും അവിടെത്തെ ജനങ്ങൾ അതാണ് അവിടത്തെ ഔദ്യോഗിക ഭാഷ പിന്നേ അടുത്തത് പഞ്ചാബാണ് പഞ്ചാബ് ഒര് വടക്കൻ സംസ്ഥാനമാണ് പഞ്ചാബിന്റെ തലസ്ഥാനം ഭരണ തലസ്ഥാനം ചത്തീസ്‌ ചത്തീഗഡ്‌ ആണ് ചന്തീഗഢ് ചന്തീഗഢ് sorry ചണ്ഡീഗഢ് ആണ് അതുപോലെ അതിന്റെ വലിയ നഗരം വിജയാലയ ആണ് ആയിരത്തിത്തൊള്ളായിരത്തി അറുപത്താറ് നവംബർ ഒന്നിനാണ് പഞ്ചാബ് രൂപീകരിച്ചത് പഞ്ചാബിയാണ് ഔദ്യോഗിക ഭാഷ പഞ്ചാബി ഭാഷ കാനഡ പോലത്തെ നാഷ് രാജ്യങ്ങളിലൊക്കെ പഞ്ചാബി ഭാഷ ഔദ്യോഗിക മൂന്നാമത്തെ ഔദ്യോഗിക ഭാഷയായിട്ട് ആ രാജ്യം അംഗീകരിച്ചിട്ടുണ്ട് പഞ്ചാബി പഞ്ചാബി കൊരുത്തമായ പ്രസിദ്ധിത ഭാഷയാണ്

ജനുവരി ഇരുപത്താറിനാണ് രാജസ്ഥാൻ രൂപീകരിച്ചത് ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ് അതുപോലെ english ഉം ഔദ്യോഗിക ഭാഷയായിട്ട്ണ്ട് രാജസ്ഥാനി നമ്മള് ഏറ്റവും വലിയ അതായത് കൂടുതല് പിന്നെ ചതുരശ്ര metre ല് അതായത് ഏറ്റവും കൂടുതൽ വലിയ വലിയ ഒരു സംസ്ഥാനാണ് എന്നാലും ഉത്തർപ്രദേശിനേ അപേക്ഷിച്ച് കുറവാണെങ്കിലും പിന്നേ സംസ്ഥാനം വലിയ സംസ്ഥാനാണ്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 ഗാങ്ടോക്ക് എന്ന് ഏർ പറഞ്ഞിട്ട് ഒരു ജില്ലയാണ് ഏറ്റവും വലിയ നഗരം അതുപോലെ ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തഞ്ച് മെയ് പതിനാറിനാണ് ഇത് രൂപീകരിച്ചത് english അതുപോലെ നേപ്പാളി നേപ്പാൾനോട് ചാരി നിൽക്കുന്നൊരു സംസ്ഥാനമായതു കൊണ്ടാണ് ചേർന്നു നിൽക്കുന്ന വേറെ സംസ്ഥാനമായതു കൊണ്ടാണ് നേപ്പാളി ഭാഷയും അതവരുടെ ഔദ്യോഗിക ഭാഷയായിട്ടും അതുപോലെ പിന്നേ പ്രാദേശിക ഭാഷയായിട്ട് അവിടെ ബുഡിയ അതുപോലെ പിന്ന ഗുരുങ് ലെലിച്ച ആഹ് ലെക്ച്ച ലെക്ച്ച sorry എംമ്പൂ അതുപോലെ മുഖ്യ പിന്നെ ഷെർപ്പ തമാമ് പല പ്രാദേശിക ഭാഷകളുണ്ട് അത്പോലെ അടുത്തത് തമിഴ്നാട് ആണ് തമിഴ്നാട് നമ്മുടെ കേരളത്തിനോട് ചേർന്ന് ഏർ ചേർന്നു നിൽക്കുന്ന പ്രദേശാണ് തൊട്ട സംസ്ഥാനാണ് ചെന്നൈ ആണ് വലിയ നഗരം അതുപോലെ state and capital ആയിറ്റ്‌ പിന്നെ നമ്മളെ കേരളം പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നിനാണ് രൂപീകരിച്ചത് തമിഴാണ് ഔദ്യോഗിക ഭാഷ English അവര് ഏർ പ്രാദേശിക ഭാഷയിൽ English അവിടുത്തെ കൂടുതൽ ആൾക്കാർ English സംസാരിച്ച് തുടങ്ങിട്ടുണ്ട് പിന്നെ അടുത്തത് തെലുങ്കാനയാണ് തെലുങ്കാന ഒരു തെക്കൻ സംസ്ഥാനമാണ് ഹൈദരാബാദ് ആണ് അതിന്റെ പിന്നെ Capital ഉം അതുപോലെ വലിയ നഗരവും ജൂൺ രണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഇത് രൂപീകരിച്ചത്

ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തിയൊന്നിനാണ് രൂപീകരിച്ചത് ബംഗാളി അതുപോലെ english പിന്നേ ഒരു പ്രാദേശിക ഭാഷയായി ഭാഷ കൂടി അവിടത്തെ ഔദ്യോഗിക ഭാഷക്ക് അടുത്തത് up അതായത് ഉത്തർപ്രദേശ്

പിന്നെ ഉത്തർ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് പോലെ നമ്മുടെ മധ്യ ഭാരതത്തിലാണ് center ലാണ് ഉത്തരാഖണ്ഡ് നമ്മള് ഹിമാചലും ഹിമാചലും ആഹ് അതും മഹാരാഷ്ട്രയൊക്കെ പറഞ്ഞ പോലെ ഭരണ തല ഭരണ സംവിധാനം ഏഹ് ശീതകാലത്തും വേനൽക്കാലത്തും രണ്ടു ഭാഗത്തായിട്ടാണ് കാണുന്നത് വേനൽക്കാലത്ത് അതുപോലെ ആഹ് ശീതകാലത്ത് ടെഹ്‌റാഡൂൺ അങ്ങനെയാണ് ഉത്തരാഖണ്ഡ് തലസ്ഥാ മാറുന്നത് ടെഹ്‌റാഡൂൺ ആണ് ഏറ്റവും വലിയ നഗരം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 നമ്മള് ഏർ കിഴക്കൻ മേ മേഖലയിലാണ് നമ്മള് ഇത് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയാണ് capital അതുപോലെ പിന്നേ വലിയ നഗരവും ആയിരത്തിത്തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് രൂപീകരിച്ചത്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 ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളെ പറ്റിട്ട് പറയാനുള്ളത് പിന്നേ കേന്ദ്ര ഭരണ പ്രദേശമായിട്ടുള്ള ഏതൊക്കെയെന്ന് വെച്ചാൽ ആൻഡമാൻ നിക്കോബാർ ഇണ്ട് പിന്നേ ചണ്ഡീഗഡ് ഇണ്ട് അതുപോലെ ദാദ്ര നഗർ ഹവേലി ധാം and ഡിയു ന്ന് പറഞ്ഞിട്ട് dd ന്നൊക്കെ പറഞ്ഞ് നമ്മള് വാഹനത്തേൽ ഒക്കെ കണ്ടിട്ടില്ലേ dd ന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു കേന്ദ്ര ഭരണ പ്രദേശാണ് പിന്നെ ഡൽഹി ഉണ്ട് നമ്മുടെ Capital കേന്ദ്ര ഭരണ പ്രദേശാണ് പിന്നെ ജമ്മു and കാശ്മീറുണ്ട് ഇപ്പൊ latest ആയിട്ട് ലഡാക്ക് അങ്ങോട്ട് മാറി ഇപ്പൊ പ്രശ്നം ഒക്കെ നടന്നിട്ടു അത് പിന്നെ ലഡാക്ക് ഒക്കെ വേറെ മാറിയല്ലോ കേന്ദ്ര ഭരണ പ്രദേശായി പിന്നെ ലക്ഷദ്വീപ് ഉണ്ട് അത്പോലെ നമ്മുടെ പുതുച്ചേരി ഉണ്ട്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

എന്നു വെച്ചാൽ ഓരോ ഓരോ രാഷ്ട്രത്തിലും ഓരോ സംസ്ഥാനത്തിലും വിവിധങ്ങളായിട്ടുള്ള ഗോത്രങ്ങളുണ്ട് നല്ല സംസ്കാരങ്ങളു നല്ല സംസ്കാരങ്ങളുണ്ട് ഏർ ഭക്ഷണ രീതികൾ വ്യത്യാസമുണ്ട് ഭാഷ വ്യത്യാസമുണ്ട് അതാണ് ഇന്ത്യ മറ്റുള്ള രാഷ്ട്രങ്ങളെ അപേക്ഷിച് ഇന്ത്യ വ്യത്യസ്തായിട്ട് നിക്കുന്നത് പിന്നെ പിന്നെ പറയാനുള്ളത് എന്തുവെച്ചാല് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണ് പിന്നെ നമ്മുടെ ഇന്ത്യയിലാണ് ലോകത്തിലെ ഏർ

മറ്റു രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പിന്നെ നമുക്ക് ജീവിക്കാനൊക്കെ ഏറ്റവും സുഖവും പിന്നെ നമുക്ക് ഏറ്റവും ഏതു സംസ്കാരത്തിനോടും യോജിച്ചു നമുക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയും അതായത് ഓരോ ഭാഗത്ത് കേരളത്തിലുള്ള അവസ്ഥയല്ല തമിഴ്നാട് തമിഴ്നാടുള്ള അവസ്ഥയല്ല മറ്റു സംസ്ഥാനങ്ങളിൽ ഇരുപത്തെട്ടു സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണവും വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരവുമാണ് അതാണ് ഇന്ത്യയെ മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമ്മൾ യൂറോപ്പിലെ രാഷ്ട്രങ്ങളിലൊക്കെ പോയിക്കഴിഞ്ഞാൽ ആഹ് കാണുന്ന സംസ്കാരങ്ങൾ നമ്മള് അതിനെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസമുണ്ട് ഈ സംസ്ഥാ ഏർ സംസ്കാരങ്ങൾ പിന്നെ തെക്കനേഷ്യയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇന്ത്യയെ പറ്റി പറയാനുള്ളതെന്താന്നു വെച്ചു കഴിഞ്ഞാല് സ്വാതന്ത്രം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിലാണ് നമ്മള് ഏർ British ഇന്ത്യയിൽ മുൻ governor മാരുടെ പ്രവിശ്യകളായിട്ട് ഭാഗം a എന്നൊക്കെ പറഞ്ഞു തരം തിരിച്ചു

മദ്രാസ് പ്രവിശ്യാന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒറീസ ഉത്തർപ്രദേശ് അങ്ങനെ കൊറേ ഒൻപത് സംസ്ഥാനങ്ങളാക്കിയിരുന്നു പിന്നെ ഭാഗം B ആയിട്ടു ആഹ് ഒരു എട്ട് സംസ്ഥാനങ്ങളുണ്ട് ഭാഗം C ആയിട്ട് പത്ത് സംസ്ഥാനങ്ങളുണ്ട് പിന്നെ part D ആയിട്ടാണ് സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏർ ഇതാക്കിയിരുന്നത് അങ്ങനെ അങ്ങനെയായിരുന്നു british കാര്

എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് പിന്നേ ഏർ നമ്മൾ മാറ്റി ഇതൊക്കെയാണ് നമ്മക്ക് ഇന്ത്യയെക്കുറിച്ചു പറയാനുള്ളത് ഇനിയും ഒരുപാട് പറയാനുണ്ട് സമയത്തിന്റെ കുറവുമൂലം ഇത്രയേ ഉള്ളു എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം, ഞാനിന്നിവിടെ പറയാന്‍ പോകുന്നത് നമ്മുടെ ശരീരം, ഹൃദയം ഹൃദയവും ശ്വാസകോശങ്ങളും. മനുഷ്യ ശരീരത്തിലെ ഹൃദയം, ശ്വാസകോശങ്ങള്‍, രക്തക്കുഴലുകള്‍, എല്ലുകള്‍ എന്നിവയെ സംബന്ധിച്ച് ലഘുവായി അറിഞ്ഞിരിക്കുന്നത് പ്രഥമശുശ്രൂഷകന് അഭികാമ്യവും, കൗതുകം ജനിപ്പിക്കുന്നതുമാണ്‌.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 ശരാശരി എഴുപത്തിയഞ്ചു തവണ ഹൃദയം വികസിക്കുകയും, സങ്കോചിക്കുകയും ചെയ്യുന്നു. ഈ താളത്തിലുള്ള തലച്ചോറിനു രക്തം ലഭിക്കുന്നത് മൂലം നമ്മുടെ ബോധാവസ്ഥ നിലനില്‍ക്കുന്നത്. എവിടെയാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ നെഞ്ചിൽ അടിഭാഗത്തായി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 കഴിവുള്ള ആണ് ഹൃദയം. ഉള്ളില്‍ നാലു ചെറിയ അറകളുണ്ട്. അകം പൊള്ളയാണെങ്കിലും വികാസസങ്കോചത്തിന്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 ആർട്ടെറി വഴി ശരീരത്തിന്‍റെ മറ്റു ഭാഗങ്ങളിലേക്ക് aorta വഴി ശ്വാസകോശത്തില്‍ വച്ചു രക്തം ഓക്സിജൻ സ്വീകരിച്ചു വീണ്ടും ഹൃദയത്തിലെത്തുന്നു. ഈ ശുദ്ധരക്തമാണ്. aorta വഴി ശരീരത്തിന്‍റെ മറ്റുഭാഗങ്ങളില്‍ എത്തുന്നത്. വിവിധ ശരീരഭാഗങ്ങള്‍ രക്തത്തിലെ ഓക്സിജന്‍ ഉപയോഗിച്ച് കഴിയുമ്പോള്‍ ബാക്കിയുള്ള അശുദ്ധരക്തം അഥവാ ഓക്സിജന്‍റെ അളവ് കുറഞ്ഞ രക്തം വീണ്ടും ഹൃദയത്തിലെത്തുകയും, ഹൃദയം ശ്വാസകോശത്തിലേക്ക് പമ്പ്‌ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് ശരീരത്തിന്‍റെ പ്രവര്‍ത്തനങ്ങള്‍ നടക്കുന്നത്. അശുദ്ധരക്തവും, ശുദ്ധരക്തവു തമ്മില്‍ കലരാതിരിക്കാന്‍ ഹൃദയത്തിലെ അറകള്‍ സഹായിക്കുന്നു. artery ഹൃദയത്തില്‍ നിന്നും തലച്ചോറിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നത്. രണ്ടു രക്തക്കുഴലിലാണ്. അഥവാ രക്തക്കുഴലുകള്‍ വഴിയാണ്.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 എന്നറിയാന്‍ ഈ രക്തക്കുഴല്‍ ത്രസിക്കുന്നുണ്ടോ എന്ന് നോക്കിയാല്‍ മതി. അതുപോലെ തന്നെ എങ്ങനെ പരിശോധിക്കും? ആ ഒരു പരിശോധിക്കുന്നത്? വലതു കൈ വലതു കൈയിന്‍റെ നടുവിരല്‍ ഉപയോഗിച്ച് താടിയെല്ലിന്‍റെ മധ്യത്തില്‍ നിന്നും താഴോട്ട് തൊട്ടുനോക്കിയാല്‍ തൊണ്ടയില്‍ ഒരു മുഴച്ച അസ്ഥി കാണാം. ഇതിന്‍റെ നേരെ ഇരുവശങ്ങളിലും ഏകദേശം മൂന്ന് സെന്‍റീമീറ്റര്‍ നീളത്തില്‍ വിരല്‍ കൊണ്ട് ലഘുവായി നോക്കുക. രക്തക്കുഴല്‍ മിടിക്കുന്നത് അനുഭവിക്കാം. ഓര്മ്മിക്കുക രണ്ടു വശത്തും ഒരേ സമയം പരിശോധിച്ചിരിക്കണം. അധികം മര്‍ദ്ദം ഉപയോഗിക്കരുത്. ഇപ്പോള്‍ ഒരാളുടെ ഒരാളുടെ ഹൃദയം പ്രവര്‍ത്തിക്കുന്നുണ്ടോ എന്നറിയാന്‍ നാം ശ്വാസനാളവും, ശ്വാസകോശവും നാം ശ്വസിക്കുമ്പോള്‍ തൊണ്ടക്കുഴല്‍ വഴി വായുവിലെ ഓക്സിജന്‍ നെഞ്ചിനകത്തുള്ള ശ്വാസകോശങ്ങളില്‍ എത്തുന്നു. നാസാ ദ്വാരവും. തൊണ്ടയില്‍ വച്ചു സംഗമിക്കുന്നു. ഇവിടെ നിന്ന് അന്നനാളവും, ഭക്ഷണവും വയറിലേക്ക് കടക്കുന്നു. ശ്വാസനാളവും, അഥവാ വായു ശ്വാസകോശത്തിലേക്ക് കടന്നു പോകുന്ന വഴി ആരംഭിക്കുന്നു. അന്നനാളം പുറകിലും, ശ്വാസനാളം ലുമാണ്. ഈ രണ്ടു ദ്വാരങ്ങളെയും വേര്‍ വേര്‍തിരിക്കുന്നത് Epiglottis എന്ന ഭാഗമുണ്ട് തൊണ്ടയില്‍ ഭക്ഷണമോ, അന്യ എത്തുമ്പോള്‍ Epiglottis തൊണ്ടക്കുഴലിന് ഒരു കാവല്‍ക്കാരനെ പോലെ നടക്കുന്നതിനാല്‍ നമുക്ക് ശ്വാസംമുട്ടല്‍ അനുഭവപ്പെടില്ല. അബോധാവസ്ഥയില്‍ Epiglottis ഉം, നാവും പുറകോട്ട് ശ്വാസനാളത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. ആഹാ ശ്വസനനാളി നെഞ്ചില്‍ രണ്ടായി പിരിഞ്ഞ് ഓരോ കുഴലും ഓരോ ശ്വാസകോശങ്ങളിലേക്ക് പോകുന്നു. തൊണ്ടക്കുഴല്‍ കുട്ടികളില്‍ വീതി കുറവാണ്. അതിനാല്‍ തുടങ്ങിയ പദാര്‍ത്ഥങ്ങള്‍ പെട്ടന്ന് ശ്വാസം തടസ്സപ്പെടുത്താം. രണ്ടു ശ്വാസകോശങ്ങള്‍ ഇടതും, വലതുമായി സ്ഥിതി ചെയ്യുന്നു. നാടന്‍ ഭാഷയില്‍ അല്ലെങ്കില്‍ കൊങ്ങത്തി എന്ന് പറയാറുണ്ട്. ശ്വാസകോശങ്ങളില്‍ എന്ത് നടക്കുന്നു? ശ്വസിക്കുന്ന വായുവിലെ ഓക്സിജന്‍ രക്തം വലിച്ചെടുക്കുകയും, രക്തത്തിലെ ആവശ്യമില്ലാത്ത വാതകമായ കാര്‍ബണ്‍ഡയോക്‌സയിഡ് പുറന്തള്ളുകയും ചെയ്യുന്നു. വല്ല കാരണവശാലും ശ്വാസം നിലച്ചുപോയാല്‍ ഓക്സിജന്‍ രക്തത്തില്‍ കുറയുകയും, ശരീരം മുഴുവന്‍ ഇതിന്‍റെ പ്രത്യാഘാതം ഉണ്ടാകുകയും ചെയ്യുന്നു. ഒരാള്‍ സാധാരണയായി മിനിറ്റില്‍ പതിനഞ്ചു പ്രാവശ്യം ശ്വസിക്കുന്നു. അതായത് ഹൃദയം ശരാശരി അഞ്ചു പ്രാവശ്യം മിടിക്കുമ്പോള്‍ ഒരു പ്രാവശ്യം പ്രവര്‍ത്തനം നടക്കുന്നുവെന്നര്‍ത്ഥം. ശ്വസനം നടക്കുന്നുണ്ടോ എന്നറിയുന്നത് എങ്ങനെ? വായു ഉള്ളില്‍ പ്രവേശിക്കുമ്പോള്‍ ബലൂണ്‍ പോലെ രണ്ടു ശ്വാസകോശങ്ങള്‍ വായു പുറത്തു പോകുമ്പോള്‍ ചുരുങ്ങുകയും ചെയുന്നു ഉയരുകയും താഴുകയും ചെയുന്നു അതിനാൽ

വായു പുറത്ത് വരുന്നത് നമ്മുടെ കവിളിൽ തട്ടുമ്പോൾ അറിയാനും നമ്മുക്ക് കയ്യും ശ്വസന പരിശോധന ശ്രദ്ധിക്കുക ശ്വാസകോശങ്ങളിലെ അതിസൂക്ഷ്മമായ പ്രത്യേക ഘടനയിലുള്ള പ്രതലങ്ങളിലൂടെയാണ് ഓക്സിജൻ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 അഥവാ ഈ പ്രത്യേകത മൂലം പ്രത്യേകത മൂലം ഒരു പ്രധനവിസ്തീർണത്തിന് ശ്വാസകോശത്തിന്റെ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

ശ്വാസകോശം അതിലേക്ക് തന്നെ വായുവും ആസ്വാദകരവും കുറെ തൊണ്ടയിൽ വച്ച് സംഗമിക്കുന്നു ഇവിടെ നിന്ന് അന്ന നാളവും ഭക്ഷണവും വയറിലേക്ക് കടന്നുപോകാനായിട്ട് ഇവിടെ നിന്ന് അന്ന നാളവും അഥവാ ഭക്ഷണം വയറിലേക്ക് കടന്ന് പോകുന്ന വഴി ശ്വാസനാളവും അഥവാ വായു ശ്വാസകോശങ്ങളിലേക്ക് കടന്നുപോകുന്ന വഴി ആരംഭിക്കുന്നു. അന്ന നാളം പുറകിലും ശ്വാസനാളം മുന്നിലുമാണ്. ഈ രണ്ട് ദ്വാരങ്ങളെ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

ഭക്ഷണമോ അന്യ പദാർത്ഥങ്ങളോ എത്തുമ്പോൾ epilotes തൊണ്ടകുഴലിനെ കാവൽക്കാരനെ പോലെ മറക്കുന്നതിനാൽ നമ്മുക്ക് ശ്വാസമുട്ടൽ നമ്മുക്ക് അനുഭവപ്പെടുന്നില്ല ബോധാവസ്ഥയിൽ

പുറകോട്ട് മറിഞ്ഞു ശ്വസന നാളത്തെ തടസപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിഷയം ഞാൻ ഇവിടെ വച്ച് അവസാനിപ്പിക്കുന്നു.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 ത്തി എൺപത്തി ഏഴ് വരെ കേന്ദ്ര സാഹിത്യ academy അംഗമായിരുന്നു കേരള കാലാമണ്ഡലത്തിൻറെ chairman സ്ഥാനവും ONV വഹിച്ചിട്ടുണ്ട് സാഹിത്യ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തി ഏഴിലെ ജ്ഞാനപീഡ പുരസ്‌കാരം ഇദ്ദേഹത്തിനു രണ്ടായിരത്തി പത്തിൽ ലഭിച്ചു പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും പത്മവിഭൂഷൺ രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്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 വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരത്ത് വെച്ച് അന്തരിച്ച മലയാളത്തിലെ ആധുനിക കവിതയ്ക്ക് ഭാവുകത്വപരമായ പൂർണത നൽകുന്നതിലും കവിതയെ സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നതിനും മുന്നിൽ നിന്നവരിൽ പ്രമുഖനായിരുന്നു ONV കുറുപ്പ് സ്വയം ചൊല്ലിയവതരിപ്പിച്ച കവിതകൾ ആസ്വാദകർ ഇരു കയ്യും നീട്ടി സ്വീകരിച്ചു

കൃഷ്ണ കുറുപ്പിൻറെയും കെ ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ ജനിച്ച അദ്ദേഹം മാതാപിതാക്കളുടെ മൂന്ന് മക്കളിൽ ഇളയ മകനായിരുന്നു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 തേവാടി വേലുക്കുറുപ്പിൻറെ പേരാണു നൽകിയത് അപ്പു school ൽ ON വേലുക്കുറുപ്പും സഹൃദയർക്ക് പ്രിയങ്കരനായ ONV യുമായി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 ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ school ൽ നിന്ന് intermediate pass ആയ ONV കൊല്ലം SNcollege ൽ ബിരുദ പഠനത്തിനായി ചേർന്നു ആയിരത്തി തൊള്ളായിര ത്തിയമ്പത്തി രണ്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം എടുത്തു തിരുവനന്തപുരം university college ൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിൽ മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനമായ all indian students federationAISF ൻറെ നേതാവായിരുന്നു പത്നി സരോജിനി മകൻ രാജീവ് മകൾ മായാദേവി പ്രമുഖ ഗായിക അപർണ രാജീവ് പേരമകളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊമ്പതിൽ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 ഔദ്യോഗിക ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴു മുതൽ എറണാകുളം മഹാരാജാസ് college ൽ അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ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 ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചെങ്കിലും പിന്നീട് ഒരു വർഷക്കാലം കോഴിക്കോട് സർവകലാശാലയിൽ visiting professor ആയിരുന്നു കുട്ടികളെ ദ്വ്യ വാരികയായ മുത്തമ്മയുടെ മുഖ്യ പത്രാധിപരായിരുന്നു ONV കുറുപ്പ് കേരള കലാമണ്ടാല കലാമണ്ഡലത്തിൻറെ chairman കേന്ദ്ര സാഹിത്യ academy അംഗം കേരള സാഹിത്യ academy അംഗം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 കാവ്യ ജീവിതം വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ കവിതാ രചനയെ തുടങ്ങിയ ONV തൻറെ ആദ്യ കവിതയായ മുന്നേറ്റം എഴുതുന്നത് പതിനഞ്ചാം വയസ്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയൊമ്പതിൽ പുറത്തിറങ്ങിയ പൊരുതുന്ന സൗന്ദര്യം ആണ് ആദ്യത്തെ കവിതാ സമാഹാരം ആദ്യം ബാലമുരളി എന്ന പേരിൽ പാട്ടെഴുതിയിരുന്ന ONV ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചലച്ചിത്രം മുതലാണ് ONV എന്ന പേരിൽ തന്നെ ഗാനങ്ങൾ എഴുതി തുടങ്ങിയത്

അന്തർ ദേശീയ ഉത്സവത്തിൽ ഭാരത സഹിതയെ പ്രതിനിധാനം ചെയ്തു അവസാന ONV കുറുപ്പിൻറെ അന്ത്യം അവസാനകാലത്ത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ പൊറുതിമുട്ടിയിരുന്നുവെങ്കിലും കവിതാ ലോകത്തും സാംസ്‌കാരിക മണ്ഡലങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു ONV രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുവത്തിയൊന്ന് തിരുവനന്തപുരം നിശാഗന്ധി auditorium ത്തിൽ വെച്ച് നടന്ന പാകിസ്താനി ഗസൽ മാന്ത്രികൻ ഗുലാം അലിയുടെ കച്ചേരിയാണ് അദ്ദേഹം അവസാനം പങ്കെടുത്ത പൊതു പാരിപാടി wheel chair ലാണ് അദ്ദേഹം അന്ന് പരിപാടിക്കെത്തിയത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അ അദ്ദേഹം തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു ഓരോ ദിവസം ചെല്ലുംതോറും അദ്ദേഹത്തിൻറെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിമൂന്നിന് വൈകീട്ട് നാലേ മുപ്പതിന് തൻറെ എമ്പത്ത്നാലാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഹൃദയ സം സ്തംഭനമായിരുന്നു മരണകാണം മരണകാരണം അ മൃതദേഹം സ്വവസതിയായ വഴുതക്കാട്ടെ ലും VJTHall ലുമായി രണ്ട് ദിവസം പൊതുദർശനത്തിന് വെച്ച ശേഷം ONV തന്നെ നാമരകണം ചെയ്ത തൈക്കാട് ശാന്തികവാട ശ്‌മശാനത്തിൽ പൂർണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു അദ്ദ് ഉം അദ്ദേഹത്തിൻറെ ശവസംസ്കാരം നടക്കുമ്പോൾ ഗാനഗന്ധർവൻ doctorKG യേശുദാസിൻറെ നേതൃത്വത്തിൽ എൺപത്തിനാല് ഗായകർ അദ്ദേഹം ജീവിച്ച എമ്പത്ത്നാല് വർഷങ്ങളെ പ്രതിനിധീകരിച്ച് അണിനിരന്ന്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 പുരസ്‌കാരങ്ങൾ ജ്ഞാനപീഡ പുരസ്‌കാരം രണ്ടായിരത്തിയേഴ് പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട്

മഹാകവി ഉള്ളൂർ പുരസ്‌കാരം ആശാൻ പുരസ്‌കാരം പാട്ടിയം ഗോപാലൻ award ഓടക്കുഴൽ പുരസ്‌കാരം പുഷ്കിൻ medal ബഹറിൻ കേരളീയ സമാജ്യ സാഹിത്യ പുരസ്‌കാരം വിശ്വദീപ പുരസ്‌കാരം എന്നിങ്ങനെ ഏർ soviet land നെഹ്‌റു പുരസ്‌കാരം എന്നിങ്ങനെ നിരവധി പുരസ്‌കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നന്ദി Hello, എല്ലാവര്‍ക്കും നമസ്കാരം. ഞാനിന്ന് ഇവിടെ സംസാരിക്കാന്‍ പോകുന്ന വിഷയം എല്ലാവര്‍ക്കും ഇഷ്ടപ്പെട്ട കായികമായ football ഇനെ പറ്റിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയതയുള്ള കായിക വിനോദമാണ്‌ കാൽപന്തുകളി അഥവാ football. പതിനൊന്നു പേരടങ്ങുന്ന രണ്ടു team ഉകൾ തമ്മിലുളള മത്സരമാണിത്‌. ചതുരാകൃതിയിലുള്ള മൈതാനത്തിലാണ് കളി നടക്കുന്നത്. മൈതാനത്തിന്‍റെ രണ്ടറ്റത്തും goal post സ്ഥാപിച്ചിരിക്കും. ഗോളാകൃതിയിലുള്ള പന്ത് എതിർ ടീമിന്‍റെ goal ഇല്‍ എത്തിക്കുകയാണ് team ഉകളുടെ ലക്ഷ്യം.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 കളി നിയന്ത്രിക്കുന്നതിന് കളിക്കളത്തിനകത്ത് ഒരു പ്രധാന referee യും മൈതാനത്തിന്റെ ഇരു പാർശ്വങ്ങളിലും ഓരോ സഹ referee മാരും ഉണ്ടാകും. ചൈനയിലെ ഹാൻ സാമ്രാജ്യത്തിലാണ് football ഇന്‍റെ ആദ്യരൂപം കളിച്ചിരുന്നതായി കണക്കാക്കുന്നത്. football എന്ന പേരിൽ അമേരിക്കയിൽ മറ്റു ചില കളികളുമുണ്ട്‌. അതിനാൽ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ കാൽപന്തുകളി അവിടെ soccer എന്നും അറിയപ്പെടുന്നു. association football എന്നാണ് മറ്റൊരു പേര്.